ആ ശ്യാമേ ഏന്തുണ്ട് കുറച്ച് നാളായല്ലോ വിളിച്ചിട്ട്.

ഞാനേ ബാങ്കിൽ പോയിട്ട് നിരാശപ്പെട്ട് തിരിച്ച് വരാ.

അവടെ സെർവറ് കംപ്ലയിന്റ് പിന്നേ അക്ഷയിൽ ചെന്നപ്പോ അവടെയും കംപ്ലയിന്റ്.

ആ അതെയോ ആ ആ.

ആ ഈ ഗവേർണൻസാണോ.

1 ആ അതന്നെ ഉം അത് വന്നതോടെ രണ്ടു മൂന്നു തവണയായിപ്പം ഞാൻ അക്ഷയിലൊക്കെ പോയിട്ട് വരുന്നതു സെർവറില്ലാന്നു പറഞ്ഞിട്ട്. ഇത് ഞമ്മുടെ എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ തന്നെ ഉപകാരവും ഉപദ്രവവും എന്ന് പറയുന്നത് പോലെയാണ്ആ ഞമ്മളെപ്പൊഴും പെട്ടന്നു കാര്യം നടക്കാനായിരിക്കും ശ്രമിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലം ഡിജിറ്റലൈസ് ചെയത് കമ്പ്യൂട്ടറൈ ചെയ്ത് ഡാറ്റാസെല്ലം ഇതിനകത്താക്കി അല്ലെങ്കിൽ ആക്കിക്കൊണ്ടിരിക്കുന്നതൊക്കേ ഈ ഒരു സംവിദാനം പെട്ടന്നു നടക്കാൻ വേണ്ടീട്ടാണ്.

അത് എന്നിറ്റ് പെട്ടെന്ന് നടക്കുന്നൂല്ല, കുറെ പ്രവശ്യം നടക്കേണ്ട അവസ്ഥയായി.

ആ, ഞാനൊരു ജനന മരണ സർട്ടിഫിക്കറ്റ്നു ഒരു കാര്യം അറിയാൻ വെണ്ടീട്ട്. ജനന സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അതിലൊരു തിരുത്ത് ഉണ്ടായിരുന്നു.അതൊന്നു ശെരിയക്കാൻ വേണ്ടീട്ട്.

അതാണെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടീട്ടായിരിന്നു. അതൊന്നു തിരുത്തി പെട്ടന്നു കിട്ടയിരുന്നെങ്കിൽ അത് ചെയ്യായിരിന്നു. പക്ഷേ, ഇതിപ്പൊ ഇങ്ങനെ നടക്കേണ്ട അവസ്ഥയായി.

അത് ഇത് മാത്രല്ല ഇതിപ്പൊ പിന്നെന്താണ് ഓ ഡിജിറ്റൽ സംവിധാനത്തിനും വേണ്ടീട്ട് കൊടുക്കുന്ന എല്ലാ ഇതും നമ്മുടെ ആധാർ, ഐഡി കാർഡ് ഏ പിന്നെന്താണ് ജനന സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എന്തിനു കൊടുത്താലും അവസ്ഥ ഇത് തന്നെയാണ്. പണ്ട് അപേക്ഷ എഴുതി ഒഫിസിൽ കൊണ്ടു കൊടുത്താ ചിലപ്പോ രണ്ടൂസം കഴിഞ്ഞു കിട്ടുമായിരിക്കുമെന്നു തോന്നുന്നു. ഇപ്പഴത്തെ ഇത് വെച്ചു നോക്കുമ്പം.

ആ അത് ഇപ്പോ ഞമ്മള് ഓഫീസിൽ ചെല്ലുംമ്പഴ് അവര് പറേണത് അക്ഷയിൽ ചെല്ല് അവിടുന്നു അപേക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് പോലെ ഓരോ സ്ഥലത്തു ചെല്ല് ഇത് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ അവിടുന്ന് അപേക്ഷിച്ചാൽ മതി എന്നിട്ടവിടുന്നിങ്ങോട്ട് വരും അപ്പൊ ഞങ്ങള് പരിഗണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ, പക്ഷേ അവടെ ചെല്ലുംമ്പോ അക്ഷയീലൊക്കെ ചെല്ലുംമ്പൊ ഇതാ അവസ്ഥ.

ഒരൂ ആ ആ ഉം ഉം ആ അതെ ഉം.

ഇപ്പഴുംല്ലെ നവീകരിക്കുന്ന പണിയൊന്നും ഇല്ലായിരിക്കുംല്ലെ?

അതെയതെ ഇവിടെ ഇപ്പൊഴും പെന്‍ഷന്‍ വരാൻ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. വീട്ടികൊണ്ടു വരും ന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കാതെ ഇതുപൊലെ.

അതെയതെ ട്രഷറിലൊക്കെ എന്ത് തിരക്കാ ചെല്ലുമ്പോ ഉം.

ആ അതന്നെ പറയുന്നേ ഞാനും അതന്നെ പറയുന്നേ.

ഓ, എത്ര ആളുകളാല്ലെ ദുരിതത്തിലാവുന്നത് ഞാൻ ന്നാള് കേറി ചെന്നപ്പോ എത്ര പേരാ മടങ്ങണെ, എന്തെല്ലാം ജോലികളുളള ആളുകളാ.

കാര്യം ഒരു ചെറിയ തിരുത്ത് ചെയ്യാനായിട്ട് ഒരാഴ്ച വരെ ലീവെടുക്ക ജോലിം മാറ്റിവെച്ച് ചെലപ്പം ഈ പറഞ്ഞില്ലെ? ഏറ്റവും കൂടുതൽ സാധാരണക്കാര്. അവര് എന്താണ് ഡയിലി, കാഷ്കിട്ടുന്നവരാ. പോയാലെ കിട്ടത്തൊള്ളൂ. ഈ അഞ്ച് ദിവസം ഇതിന്റെ പിറകേ നടക്കുമ്പൊ ചെറിയ ഒരു തിരുത്ത് ഒരമ്പത് രൂപ കൊടുത്ത് തിരുത്തേണ്ട ഒരു തിരുത്തിന് അവര് ചെലപ്പോ ഒരു പത്തീസം ഓടീട്ട് ഒരയ്യായിരം രൂപ എങ്കിലും നഷ്ട്ടപ്പെട്ട് കാണും.

അതെ ഉം അതെ ഏ ഈ പാവം, പാവപ്പെട്ട കൂലിപ്പണിക്ക് പോവുന്ന ആൾക്കാരും കൂടുങ്ങി പോവാണേ. അവർക്കാണെങ്കിൽ ഈ ഒരു ദിവസത്തെ കൂലി നഷ്ടപ്പെടാ ഇതിന് നടക്കുമ്പൊ, സർക്കാര് ഇത് ഈ ഡിജിറ്റൽ സാക്ഷരത അത് ഇത് ലോകം വിരൽത്തുമ്പിൽന്നൊക്കെ പറഞ്ഞിട്ട്, ആളുകള് ഇതില് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ട്ണ്ട്.

ഉം ഉം അപ്പൊ ഇങ്ങനെ ഇഗവേണൻസ് ന്നൊക്കെ പറഞ്ഞാലും സംഭവം കൊണ്ട് വരുമ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാത്ത വിധത്തിലാക്കണ്ട ഒരു ബാധൃത ഇല്ലേ?.

ആ ഇപ്പൊ ആ ആ എന്റെ കാര്യത്തില് ഈ ജനന തീയ്യതി തിരുത്തികിട്ടീട്ട് വേണം എനിക്കൊരു അപേക്ഷ കൊടുക്കാൻ. ഈ സർവറിന്റെ കംപ്ലൈന്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പത്തേനും അപേക്ഷ കൊടുക്കേണ്ട സമയം തീർന്നാ എന്തീയ്യും?

അതെ അതെ അതെ. ഇപ്പൊ എന്റെ ആധാർ കാർഡിൽ തന്നെ പാ ആ എന്റെ പേര് മാത്രേഉള്ളൂ ഫാദറിന്റെ പേര് അതിനകത്തില്ല.അപ്പം ഉം എന്താ പറയാ ഇതിനിയൊരു പാസ്പൊർട്ടൊക്കെ എടുക്കുമ്പോ പ്രശ്നാവോ? ഇത് തിരുത്തണ്ട വിധം നമുക്ക് ഇതിനെ കുറിച്ച് അവയേർനസ് തരുന്നില്ലല്ലൊ? ഉം അപ്പൊ അതിനും ഇങ്ങനെ നടക്കേണ്ടി വരും ല്ലെ?

ഒരു പാസ്പോർട്ട് എടുക്കാനോ? ആ ഉം.

അതിപ്പൊ ഒന്നോ രണ്ടോ ഉം ഒന്നോ രണ്ടോ ദിവസം വേണ്ടിവരുന്ന കാര്യങ്ങൾക്കാണ്, ഒന്നും, രണ്ടും ആഴ്ച പൊവുന്നത് അങ്ങനെ ഒരു. അല്ല, പോയാലും നമുക്ക് കാര്യവും സാധിക്കുന്നില്ലാന്നുള്ളതാണ് വാസ്തവം. ആ അതാണ് ഏറ്റവും പ്രധാനം.കാരൃം നമുക്ക് പോവുന്നതിനു കുഴപ്പല്ല ചിലപ്പോ നമ്മുടെ ആവശൃമാണ്, ഭാവിയിലേക്കുള്ള നിരന്തരമായ ആവശൃത്തിന് വേണ്ടിട്ടാണ് അതൊക്കെ നമ്മൾ പോവുന്നത്, ഇപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു മൂന്നൂസം കൊണ്ടെങ്കിലും നടന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല.ഇത് പക്ഷേ നടന്ന് വരുമ്പോ ആ ദിവസോം കഴിയുന്നു.ഇതും പ്രോയോജനമില്ലാതെ പോവുന്നു.പിന്നെ ആകെ അതിനകത്ത് ഒരാശ്വാസം കിട്ടുന്നത് അപ്പഴുണ്ടായിരുന്ന ആ ഒര് തിരുത്ത് മാറിക്കിട്ടും.

പിന്നേം അടുത്ത തിരുത്തിന് നമ്മൾ അടുത്ത അപേക്ഷ ഏതെങ്കിലും കൊടുക്കേണ്ടി വരും.ആ സമയത്ത് നോക്കി ഇരിക്കണം.

ആ അതെ. അതെ.ഇവിടാണെങ്കി അത് കറക്റ്റായിട്ട് മറ്റെ പെട്ടെന്ന് എളുപ്പമാക്കാൻ ജനകീയ മുഖം ന്നൊക്കെ പറഞ്ഞിട്ടേയ്യ് ഇവര് സർട്ടിഫിക്കറ്റ് തരുമ്പോ അതിൽ പരമാവധി ഒര് തെറ്റ് പറ്റാതെ അവരും ഒന്ന് നൊക്കണ്ടെ?

ആ സെർവറിന്റെ ഒരു ലഭ്യത അനുസരിച്ച് ല്ലേ?.

അപ്പോഴേ ആ അതാണിങ്ങനെ തെറ്റിപോവുന്നെല്ലേ? ആ അതും ഒരു കാരണമാണ്, ഒരു കാരണം അതും ഒരു കാരണം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഏറ്റവും കൂടുതൽ സുതാര്യമായിട്ട് വരേണ്ട, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏ, പിന്നെ പ്രയോജനം ചെയ്യേണ്ട, സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടക്കാൻ ചെയ്ത സംവിധാനത്തിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാതെ ഇതിന് ഏഹ് സുതാര്യമായി പോവില്ലാന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം അപ്പം ഏഹ് , പിന്നെ ശാമ ഇപ്പൊ കാണിച്ചതും അത് തന്നെയാണ്.ഇപ്പൊ അപേക്ഷ കൊടുക്കാൻ പോയിട്ട് നടന്നോ ഇപ്പൊ? ശരിക്കും നടന്നില്ലല്ലോ?

നടന്നില്ല ഇനി അതിന് എത്ര ദിവസം പോവേണ്ടി വരുവോ ആവോ?

ഓ ശെരി ആ കൊടുക്കാം കൊടുക്കാം. ശരി. ഓക്കേ ശരി ഉം. ഓക്കേ അപ്പോ. ശരി. ബൈ.